അല്ലാ ഇയ്യ് ഏഹ് പൊറത്ത് പോവാനുള്ള പ്രിപ്പറേഷനൊക്കെ എന്തായി?

ഈ പൊറത്ത് പോണേനെ പറ്റി എനിക്ക് മോശം അഭിപ്രായം ഒന്നുമില്ലാ. പക്ഷേ ഏഹ് അവിടൊക്കെ ഒത്തിരി നമ്മടെ ഈ ചികിത്സക്കൊക്കെ ഒത്തിരി ചാർജാണ് അവിടെ.

അതെന്തുട്ടാ അവടെ ഒക്കെ അങ്ങനേ? നമ്മടെ നാട്ടിലൊന്നും ഇല്ലല്ലോ. അവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഒരുപാട് കൂടുതലാണ് അത് കൊണ്ടായിരിക്കും അങ്ങനെ കൊടുക്കുന്നത്. ഈ ആർ എസ് ബീ വൈ എന്ന് കേട്ടിട്ടുണ്ടോ?

ആഹ് ചികിത്സാ കാര്‍ഡ് മുമ്പോരെണ്ണം ഉണ്ടായിരുന്നൂ.ഇപ്പത് പുതുക്കീട്ടൊന്നുമില്ലാ.

അത് ശെരിയാട്ടോ നമ്മുടെ വീടിന്റെ അടുത്തൊക്കേ പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ. ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ പോണന്ന് വെച്ചാ അങ്ങ് ഷൊർണൂർ പോണം.അത് നോട്ട്‌ ക്ലിയർ എത്തുമ്പഴേക്കും ആള് കാലിയാവും. പിന്നെ അതുമല്ലാ ഏഹ് പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ നല്ല *നോട്ട്‌ ക്ലിയർ*.

അത് ആരടെയാ ഈ സ്കീം? സ്റ്റേറ്റ് ഗവണ്മെന്റിന്റെയാ? അല്ലാ ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമാണ്. എല്ലാ സ്റ്റേറ്റുകൾക്കും ഇത് ബാധകമാണ്.അത് ഉടനെ വരും ഈ സംവിധാനം.

ആയിട്ടില്ലാ എന്നാണ് തോന്നുന്നത്.നിലവിലുള്ളത് ഈ ആർ എസ് ബീ വയ് എന്ന് പറയുന്നത് ഏഹ് നമ്മുടെ രാഷ്ട്രീയ സ്വസ്ത്യ ഭീമാ യോജനാ എന്ന് പറയുന്നതാണ്. ആഹ് പിന്നേ ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചോണ്ട് ഒരു സംവിധാനമായിരിക്കും ഈ ആയുഷ് ഭാരത് മിഷൻ എന്ന് പറഞ്ഞിട്ട് ആയുഷ്മാൻ ഭാരത് മിഷൻ എന്ന് പറഞ്ഞിട്ട് വരാ.

സീനിയർ സിറ്റിസൻസിന് കൊടുക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് അതും നമ്മുടെ ആർ എസ് ബീ വയ്യും കൂടെ ചേർത്തിട്ട് ഒരു ഏഹ് ആയുഷ്മാൻ ഭാരത് നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ സ്കീം എന്ന് പറഞ്ഞിട്ടാ വരാ. അതിനകത്ത് ഈ ഇപ്പൊ കേരളത്തിലുള്ള ആള് അതിപ്പൊ ഏഹ് സുരേഷ് എടക്ക് ഏഹ് ഈ ജോലി കാര്യത്തിന് വേണ്ടീട്ട് ഭോപ്പാലിലൊക്കെ പോയിരുന്നില്ലേ?.

ആഹ് അങ്ങനെ ഒക്കെ വരുന്ന സാഹചര്യത്തില് ഏഹ് കേരളത്തീന്ന് എടുത്ത കാർഡും കൊണ്ടിട്ട് ഭോപ്പാലിലോ അല്ലെങ്കി ഇന്ത്യയിലെവിടെ പോയാലും ഉപയോഗിക്കാൻ പറ്റും. ഓഹ് അത് നല്ല പരുപാടിയാട്ടോ. ഇപ്പോ കേരളത്തില് മാത്രമല്ലാച്ചാലും നമുക്ക് കാർഡ് ഉപയോഗിക്കാൻ പറ്റുംലേ?

ഓഹ് അതൊരൂ നല്ല കാര്യാട്ടോ. കാരണെന്താച്ചാ നമ്മടെ ഇവിടെ തന്നേ എത്ര കുട്ട്യേള് കേരളത്തിന് പൊറത്താ പഠിക്കുന്നേ. ഇന്ത്യയില് പല ഭാഗത്തായിട്ട്.അവർക്കെല്ലാം ഈ കാർഡിങ്ങിട്ട് പെടക്കാലോ. ഏഹ് ഇവർക്ക് ഏഹ് ഗവണ്മെന്റ് ഹോസ്പിറ്റൽസിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും പോവാം എന്ന് വെച്ചാലീ ഗവണ്മെന്റ് ഹോസ്പിറ്റൽസിലും ചെല സ്ഥലത്ത് പല കാര്യങ്ങൾക്കും നമ്മുക്ക് ക്യാഷ് അടക്കേണ്ടി വരും. ഇപ്പൊ നമ്മള് പോവേർട്ടി ലൈനിന് താഴെ ഉള്ള ആളാണെങ്കി അതും ഒക്കെ ഒഴിവാക്കി കിട്ടുവായിരിക്കും.

ഓഹ് അപ്പൊ ആൾക്കാരെ ഇങ്ങനെ പിഴിയാന്‍ പറ്റില്ല അല്ലേ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർക്ക്. ഇങ്ങനെ ഒരൂ ഫിക്സഡ് റേറ്റ് ഉണ്ട് വെച്ചാ ഇതിന് എന്തുട്ടാ അതിന്റെ പേര് ഈ മെഡിക്കൽ അസോസിയേഷനാ?

ആഹ് മെഡിക്കൽ അസോസിയേഷൻ ഇങ്ങനെ ഒരൂ പരുപാടി ഉണ്ടെങ്കീ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർക്ക് ആൾക്കാരെ പിഴിയാന്‍ പറ്റില്ലല്ലേ? അങ്ങനെ പിഴിഞ്ഞ് എടുക്കുന്ന സംവിധാനം ഇതിനകത്ത് വരില്ല കാര്യം ഇങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ളതിന് പാക്കേജ് പോലത്തെ റേറ്റുകളാണ് ഓരോ കാര്യത്തിലും ഇപ്പൊര് എമർജൻസിയൊക്കെയാണെങ്കി അവര് മാനേജ് ചെയ്യുന്നതിന് അനുസരിച്ചിരിക്കും. ഇല്ലെങ്കില് നമ്മളൊരു ഇപ്പൊ ട്യൂബർ കുലോസിസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖത്തിനെ മാനേജ് ചെയ്യാനൊരു ലിമിറ്റിൽ കൂടുതൽ എമൗണ്ട് അവർക്ക് ഈടാക്കാൻ പറ്റില്ല. ആഹ് അത് നല്ലേട്ടോ. ഇല്ലാച്ചാ ഇവറ്റകള് ഉള്ള ക്യാഷ് മൊത്തം പിടിക്കും. അതേ നമ്മളിപ്പൊ ഒരു ചെറിയ കാര്യത്തിന് ചെന്നാലും അഞ്ച് ലക്ഷം രൂപ ബില്ലായീ ന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്നുള്ള ഫുൾ ഇൻഷുറൻസ് ഇത് പിടിച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മളെ ക്യാഷ് എടുക്കേണ്ടി വരില്ലേ? അതെ അതേ.അത് നേരാട്ടോ.

ഇതാണതിന്റെ മെയിൻ ഏഹ് ഏഹ് ഗുണം. പിന്നെ ഈ സ്കീമിന് നമ്മക്കുള്ള ക്യാഷ് ഇപ്പൊ ആരാ കൊടുക്കാ? നമ്മടെ ഈ സെൻട്രൽ ഗവണ്മെന്റാ? ആഹ് ഇത് സെൻട്രൽ ഗവണ്മെന്റിൽ നിന്ന് കേന്ദ്ര ഏഹ് സ്റ്റേറ്റ് ഗവണ്മെന്റ്ലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാ ചെയ്യാ എന്തോ ഒരു പ്രത്യേക സ്കീം വഴി. ആഹ്. അപ്പൊ ഈ ക്യാഷ് നമ്മടേ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവണ്മെന്റ് വഴിയാ? ആഹ് ഗവണ്മെന്റ് ആണ് ഹോസ്പിറ്റൽസിലേക്ക് അടക്കാ. നമ്മളീ കാർഡ് കൊണ്ട് പോയിട്ട് അവിടെ രജിസ്റ്റർ ചെയ്താ മതിയാവും.

ആഹ് നീതി അയോഗ് ഞാൻ കേട്ടിട്ടുണ്ട്.

അപ്പൊ ആ നീതി അയോഗുമായിട്ടുള്ള പാർട്ട്നർഷിപ്പിലൊക്കെയാണ് ഈ പ്രോഗ്രാം മുന്നോട്ട് പോവുന്നത്.എന്ന് വെച്ചാ നമ്മുടെ ഒരു വർഷത്തെ ബഡ്ജറ്റിന്റെ ഏഹ് ബഡ്ജറ്റീന്ന് തന്നേ ഈ പ്രോഗ്രാമിലേക്ക് എമൗണ്ട് മാറ്റി വെക്കും ഓഹ് അങ്ങനെ ഉണ്ടല്ലേ.അപ്പത് നല്ലൊരു സംഖ്യ ഉണ്ടാവല്ലോഷ്ട്ടാ.നമ്മളെത്രേ ആൾക്കാർക്ക് ഇത്രേം ക്യാഷ് കൊടുക്കുന്നേ വെച്ചാ നല്ലൊരു തുക തന്നേ വേണ്ടി വരില്ലേ? അതെ അതേ ഏഹ് അതിനകത്ത് അവര് പല ഫാക്റ്റാർസും കൺസിഡർ ചെയ്യ്ണുണ്ടാവും. എങ്കിലും ഏഹ് പത്ത് കോടി ആൾക്കാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് പത്ത് കോടി ആൾക്കാർക്ക് ഇതിന്റെ ഏഹ് എന്താണ് ആനുകൂല്യം ലഭിക്കണം എന്ന് പറഞ്ഞിട്ടാണ്.അപ്പൊ ഈ പത്ത് കോടിക്കകത്ത് കൊറച്ച് ആൾക്കാർക്കല്ലേ അസുഖം ഉണ്ടാവൊള്ളൂ. അപ്പൊ ആ വല്ല്യൊരു എമൗണ്ട് ഒന്നും വേണ്ടി വരില്ലായിരിക്കും. ഇതില്പ്പോ എങ്ങനെയാ ആൾക്കാര് കാർഡ് എടുക്കാ? അതിന് പ്രത്യേകിച്ച് ക്യാഷ് അടക്കേണ്ടി വരോ? ക്യാഷ് ചിലവിന്റെ കാര്യം വരില്ലാന്നാ തോന്നുന്നേ. ഇതിപ്പൊ നിലവിലിത് വന്നിട്ടില്ലാ. കൊറച്ച് നാള് കഴിയുമ്പൊ വരുവായിരിക്കും. നമ്മുടെ പഴേ ഈ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് മാതിരി ഇനീ ഈ സെറ്റപ്പും നാട്ടില് വരുവായിരിക്കുമല്ലേ? ഉടനേ തന്നെ വരും ആ സമയത്ത് അന്നത്തെ പോലേ തിക്കും തിരക്കും ഏഹ് ഫോട്ടോ എടുക്കലും ഒക്കെ ഉണ്ടാവായിരിക്കും. ആഹ് അതേ അന്ന് ഭയങ്കര അടിയായിരുന്നു. നമ്മളവിടുത്തെ സ്കൂളിലായിരുന്നു. വീട്ടുകാരെല്ലാരും പോണ്ടേ. ഒരു വീട്ടിലുള്ള ഫോട്ടോ എടുക്കാന്. അന്ന് അടി ബഹളം പോലീസ് വലിയ പ്രശ്നങ്ങളായിരുന്നൂ. അതേ ഇച്ചിരി കഷ്ട്ടപെട്ടാലും നമ്മക്ക് അത് നമ്മടെ ആരോഗ്യത്തിന് വേണ്ടീട്ടുള്ളൊരു വലിയ ഇൻവെസ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ് പോലെ അല്ലേ ചെറിയ കഷ്ട്ടപ്പാട് നമുക്ക് കാശൊന്നും കൊടുക്കണ്ടല്ലോ. ആഹ് അതേ അതേ അത് ശെരിയാ. വല്ല പനിയെല്ലാം വന്ന് ഹോസ്പിറ്റലിൽ കേറേണ്ടി വന്നാ പോക്കറ്റ് കീറും. ഇതാവുമ്പൊ ഇപ്പോ വേറെ പ്രശ്നം ഇല്ലല്ലോ നമ്മളെ കാർഡ് കൊണ്ട് കൊടുത്ത് ക്യാഷ് അതീന്ന് അങ്ങട്ട് പെടക്കാലോ.

അതേ ഈ ഫാമിലീസിന് ഫാമിലീസൈസിനൊന്നും ലിമിറ്റേഷൻ ഇല്ലാട്ടോ. ഏഹ് എത്ര മെമ്പർസ് ഉള്ള ഫാമിലി ആണെങ്കിലും അവർക്ക് ഈ സൗകര്യം ഉപയോഗിക്കാം. അതെയോ പഴേ നമ്മടെ ഹെൽത്ത് കാർഡ് മാക്സിമം അഞ്ച് പേരായിരുന്നു കെട്ടോ. അല്ലേ?

ആഹ് അങ്ങനെ ആയിരുന്നൂ.ഒരു വീട്ടിലേ മാക്സിമം അഞ്ച് പേർക്കാട്ടോ ഈ കാർഡ് കിട്ടി കൊണ്ടിരുന്നേ. ഇതിപ്പോ ഇങ്ങനേ എല്ലാർക്കും കിട്ടുമല്ലേ ഇപ്പോ ഒര് ഫാമിലീല് ഈ ജോയിന്റ് ഫാമിലീസിലൊക്കെ ഇപ്പഴും ഇണ്ടേ നമ്മടെ നാട്ടില്. അവർക്കൊക്കെ എല്ലാർക്കും കിട്ടുമായിരിക്കുമല്ലേ? കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിന്റെ ഫിനാൻസ് വരുന്നത് ഏഹ് കേന്ദ്ര ഗവണ്മെന്റും സ്റ്റേറ്റ് ഗവണ്മെന്റും കൂടെ ഷെയർ ഒര് സ്പെസിഫൈട് റേഷ്യോയില് ഷെയർ ചെയ്തിട്ടാ വരാ.

അതെ അതെ. എന്നിട്ട് അവര് ഈ ഏഹ് സ്റ്റേറ്റ്കളിലും നോട്ട്‌ ക്ലിയർ ഏഹ് നിലവിലുള്ള റേറ്റ്കളുടെ ഏഹ് റേറ്റുകളെടുത്തിട്ട് അത് കണക്കാക്കിയിട്ടാണ് ഓരോന്നിനും പൈസ ഒക്കെ നിശ്ചയിക്കാ. ഓ അങ്ങനെണ്ട്ല്ലെ ആ പല സ്റ്റേറ്റ് ലും പല ട്രീറ്റ് മെന്റ് ചാർജ് ആണല്ലോ ഇപ്പൊ തന്നെ നമ്മടെ തമിഴ്നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ട്രീറ്റ് മെന്റ് ചാർജൊക്കെ വളരെ കുറവായിരിക്കുമല്ലെ.

അതെ അതെ അത് പോലെ ഏ ഒത്തിരി ട്രീറ്റ് മെന്റ് പാവപ്പെട്ട ജനങ്ങൾക്ക് ന്ന് വെച്ച പത്തെ പോയിന്റ് ഏഴേ നാല് കോടി ഏ പുവറായിട്ടുള്ള ആള് ക്കാര് ന്ന് വെച്ച റൂറൽ ഫാമിലിസിനെയാണ് മൈന് ആയിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ സൊശ്യോ നമ്മടെ ഏ പുവർ ആയിട്ടുള്ള ഐഡെന്റിഫായിട്ടുള്ള അർബൻ വർക്കേഴ്സിനെ ഇപ്പൊ നമ്മള് താമസിക്കുന്ന സിറ്റിയിലായി പോയി എന്ന് വെച്ചിട്ട് അല്ലെങ്കി മെട്രോ സിറ്റിയിലായി പോയി എന്ന് വെച്ചിട്ട് നമ്മടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവണംന്നില്ലല്ലോ.

അഎന്താ ആ അതോണ്ട് ഏ അർബൻ വർക്കേഴ്സിലും ക്യാഷ് കൊറവുള്ള ആള് ക്കാരെയും കൺസിഡറീതിട്ടാണ് ഈ സ് കീം വര. അതെന്തായാലും നന്നായീട്ടോ ഇല്ലെങ്കി പാവപ്പെട്ടവരെന്തീയും. ആ അതെന്തോയ്ച്ചാല് ഇപ്പൊ നമ്മടെ കയ്യില് ഇപ്പൊ ക്യാഷ് ഇണ്ട് കൊറച്ച് നാള് കഴിയുമ്പം ക്യാഷ് ഇല്ലാതായാല് നമ്മക്ക് ഈ സ് കീമിലേക്ക് ചൈഞ്ചിയ്യാൻ പറ്റും കാര്യം ഡൈനാമിക്കായിട്ടുള്ള ഒരു രീതിയാണ് ന്ന് വെച്ച ഇത് പ്രോഗ്രെസ്സിവായിട്ടപ്ഡേറ്റ് ചെയ്തൊണ്ടിരിക്കുന്നൊരു രീതിയാണ് അവര് കൊണ്ട് വരുന്നത്.

എല്ലാ സ്റ്റയ്റ്റ് കൾലും ഇതുപയോഗിക്കാം എവിടുന്ന് വെണോം എടുക്കാം എവിടെ വേണോ യൂസീയാം. ഈ യൂണിയന്‍ ടെറിട്ടറീസിന്‍റെ കാര്യം പറഞ്ഞിരുന്നല്ലോ ഇപ്പൊ നമ്മടെ ലഷ ദീപ് അ നമ്മടെ മറ്റെ ആന്റമാന് അങ്ങനെയുള്ളിടത്തിള്ളൊക്കെ എവടെ ചെന്നാലും ഇത് സ് കീമ് നമ്മക്ക് യൂസിയാൻ പറ്റോ യൂസിയാമ്പറ്റും അതിനായിട്ട് ഒരു സ്റ്റേറ്റ് ഏജന്‍സീനെ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി എന്ന് പറയുന്നൊരു സംവിധാനം രൂപവൽക്കരിച്ചിട്ടുണ്ട്.

അതാണ് ന്ന് വെച്ച നമ്മക്ക് ഈ കാര്‍ഡുമായിട്ട് അങ്ങട്ട് ചെന്നാ മതില്ലെ.

ഇപ്പൊ നമ്മള് ഇവിടെ ഇവിട്ത്തെ ചികിത്സാ സംവിധാനങ്ങളും മെച്ചപ്പെട്ടോണ്ടിരിക്കാണ് നമുക്ക് പൊറത്ത് കാണുന്ന പോലൊരു ഭയങ്കര ഏ ആവശ്യല്ലാത്ത കൊറേ സംവിധാനങ്ങളില്ലെങ്കിലും ബേസിക്കായിട്ട് ന അത്യാവശ്യായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്ക്ണ്ട്.

അപ്പൊ നമ്മള് പൊറത്ത് പോയി സെർവിയ്യുന്നിനേക്കാളും നല്ലതല്ലെ ഇവിടത്തന്നെ നമ്മടെ ആള് ക്കാർക്കന്നെ ബെനിഫിഷ്യലായിട്ടും മാറുന്നത്. അത് എനിക്ക് ചിന്തിക്കാൻ നല്ലതാട്ടോ ഞാനും ഇവിടെ ചെറിയൊരു ബിസിനസൊക്കെ തട്ടികൂട്ട്ണ പറ്റിട്ട് ചിന്തിക്ക്ന്ന്ട്ടോ ഈ ഐ ഇ എൽ ട്ടി എസ് ഒന്നും നമ്മടെ കൊണ്ടങ്ങനെ പറ്റുന്നെനിക്ക് ഇപ്പൊ തോന്നണില്ല ഒള്ള കോൺഫിഡൻസൊക്കെ പോവാ. നമുക്ക് ഇവിടെ തന്നെ എന്തെങ്കിലൊരു സംവിധാനം നോക്കാം.

ഓക്കെ സുരേഷ് ഞാൻ പിന്നെ വിളിക്കാം.